പ്രിയപ്പെട്ട ദേശവാസികൾക്കു നമസ്കാരം
പൊതുവെ ഉത്സവങ്ങളുടെ സമയമാണ്
പല സ്ഥലങ്ങളിലും മേളകളും മതപരമായ പൂജകളും ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ നടക്കുന്നു
കോറോണയുടെ ഈ ആപത്തുകാലത്തും ആളുകൾക്ക് ഉത്സാഹമുണ്ട് ആവേശമുണ്ട്
എങ്കിലും മനസ്സിൽ സ്പർശിക്കുന്ന അച്ചടക്കവും പാലിക്കപ്പെടുന്നുണ്ട്
വലിയൊരു അളവിൽ പൌരന്മാർക്കിടയിൽ ഉത്തരവാദിത്വബോധവുമുണ്ട്
ആളുകൾ സ്വയം മുൻകരുതലെടുത്തുകൊണ്ടും മറ്റുള്ളവരെക്കുറിച്ച് ശ്രദ്ധ വച്ചുകൊണ്ടും തങ്ങളുടെ ദൈനദിനകാര്യങ്ങളിൽ ഏർപ്പെടുന്നുമുണ്ട്
രാജ്യത്തു നടക്കുന്ന എല്ലാ പരിപാടികളിലും ഇപ്രാവശ്യം മുമ്പെങ്ങുമില്ലാത്തവിധം സംയമനവും ലാളിത്യവും കാണാനാകുന്നുണ്ട്
ഗണേശോത്സവവും ചിലയിടങ്ങളിൽ ഓൺലൈനായിട്ടാണ് ആഘോഷിക്കുന്നത് പലയിടങ്ങളിലും പരിസ്ഥിതി സൌഹൃദ ഗണേശ്ജി പ്രതിമയാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്
സുഹൃത്തുക്കളേ വളരെ സൂക്ഷ്മമായി നോക്കിയാൽ നമ്മുടെ ആഘോഷങ്ങളും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം നമ്മുടെ കണ്ണിൽ പെടും
ഇവ തമ്മിൽ എന്നും ബന്ധം ഉണ്ടായിരുന്നു
ഒരു വശത്ത് നമ്മുടെ ഉത്സവങ്ങളിൽ പരിസ്ഥിതിക്കും പ്രകൃതിക്കുമൊപ്പം പൊരുത്തപ്പെട്ടു ജീവിക്കുന്നതിന്റെ സന്ദേശം ഒളിഞ്ഞിരിക്കുന്നുവെങ്കിൽ മറുവശത്ത് പല ഉത്സവങ്ങളും പ്രകൃതിയുടെ രക്ഷയ്ക്കുവേണ്ടിയാണ് ആഘോഷിക്കപ്പെടുന്നത്
ഉദാഹരണത്തിന് ബിഹാറിലെ പശ്ചിമ ചമ്പാരനിൽ നൂറ്റാണ്ടുകളായി ഥാരു ആദിവാസി സമൂഹത്തിലെ ആളുകൾ 60 മണിക്കൂർ ലോക്ഡൌൺ അഥവാ അവരുടെതന്നെ വാക്കുകളിൽ പറഞ്ഞാൽ 60 മണിക്കൂർ ബർന ആചരിക്കുന്നു
പ്രകൃതിയുടെ രക്ഷയ്ക്ക് ബർനയെ ആ സമൂഹം തങ്ങളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്നു
ഇത് നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്നു
ഈ സമയത്ത് ആരും ഗ്രാമത്തിലേക്കു വരുകയുമില്ല ആരും തന്നെ തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുകയുമില്ല
ആളുകൾ വിചാരിക്കുന്നത് തങ്ങൾ പുറത്തിറങ്ങുകയോ ആരെങ്കിലും പുറത്തുനിന്നു വരുകയോ ചെയ്താൽ ആ വരവുപോക്കുകൊണ്ട് ആളുകളുടെ ദൈനംദിന ഇടപെടലുകൾകൊണ്ട് പുതിയ തരുലതാദികൾക്ക് ഹാനിയുണ്ടാകുന്നുവെന്നാണ്
ബർനയുടെ തുടക്കത്തിൽ ഭവ്യമായ രീതിയിൽ നമ്മുടെ ആദിവാസി സഹോദരീ സഹോദരന്മാർ പൂജാദി അനുഷ്ഠാനങ്ങൾ നടത്തുന്നു അതവസാനിക്കുമ്പോൾ ആദിവാസി പാരമ്പര്യത്തിലുള്ള ഗാനങ്ങളും സംഗീതനൃത്യാദികളും ചേർന്ന ഗംഭീര പരിപാടികളും നടത്തുന്നു
സുഹൃത്തുക്കളേ ഇപ്പോൾ ഓണാഘോഷവും ഗംഭീരമായി നടത്തപ്പെടുകയാണ്
ഈ ഉത്സവം ചിങ്ങമാസത്തിലാണ് വരുന്നത്
ഈ സമയത്ത് ആളുകൾ പുതിയതായി എന്തെങ്കിലും വാങ്ങുന്നു വീട് അണിയിച്ചൊരുക്കുന്നു പൂക്കളമുണ്ടാക്കുന്നു ഓണസദ്യ ആസ്വദിക്കുന്നു പലതരത്തിലുള്ള കളികളും മത്സരങ്ങളും നടത്തുന്നു
ഓണാഘോഷം ഇപ്പോൾ ദൂരെ വിദേശങ്ങളിൽ പോലും എത്തിയിരിക്കുന്നു
അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും ഓണാഘോഷത്തിന്റെ തിളക്കം എല്ലായിടത്തും കാണാനാകും
ഓണം ഒരു അന്തർദ്ദേശീയ ആഘോഷമായി മാറുകയാണ്
സുഹൃത്തുക്കളേ ഓണം നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ്
ഇത് നമ്മുടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഒരു പുതിയ തുടക്കത്തിന്റെ സമയമാണ്
കർഷകരുടെ ബലത്തിലാണ് നമ്മുടെ ജീവിതവും സമൂഹവും മുന്നോട്ടു പോകുന്നത്
നമ്മുടെ ഉത്സവങ്ങൾ കർഷകരുടെ പരിശ്രമംകൊണ്ടാണ് നിറവൈവിധ്യങ്ങളുടേതാകുന്നത്
നമ്മുടെ അന്നദാതാക്കളെ കർഷകരുടെ ജീവൻദായിനിയായ ശക്തിയെ വേദങ്ങളിൽ പോലും വളരെ അഭിമാനത്തോടെ നമിക്കപ്പെട്ടിരിക്കുന്നു
ഋഗ്വേതത്തിലെ ഒരു മന്ത്രമാണ്
അന്നാനാം പതയേ നമഃ ക്ഷേത്രാണാം പതയേ നമഃ
അതായത് അന്നദാതാവിനെ നമിക്കുന്നു കർഷകരെ നമിക്കുന്നു
നമ്മുടെ കർഷകർ കൊറോണയുടെ ഈ കഷ്ടപ്പാടുനിറഞ്ഞ ചുറ്റുപാടിലും തങ്ങളുടെ ശക്തി തെളിയിച്ചിട്ടുണ്ട്
നമ്മുടെ രാജ്യത്ത് ഇപ്രാവശ്യം ഖരീഫ് വിളവിറക്കൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 7 ശതമാനം കൂടുതൽ നടന്നിട്ടുണ്ട്
നെല്ലിന്റെ ഞാറുനടീൽ ഏകദേശം 10 ശതമാനം പരിപ്പുകൾ ഏകദേശം 5 ശതമാനം പയറുവർഗ്ഗങ്ങൾ ഏകദേശം 3 ശതമാനം എണ്ണക്കുരുക്കൾ ഏകദേശം 13 ശതമാനം പരുത്തി ഏകദേശം 3 ശതമാനം അധികം വിളവിറക്കിയിട്ടുണ്ട്
ഞാൻ ഇക്കാര്യത്തിൽ രാജ്യത്തെ കർഷകരെ അഭിനന്ദിക്കുന്നു അവരുടെ പരിശ്രമത്തെ നമിക്കുന്നു
പ്രിയപ്പെട്ട ദേശവാസികളേ കൊറോണയുടെ ഈ കാലഘട്ടത്തിൽ രാജ്യം പല മുന്നണികളിലാണ് ഒരേസമയം പോരാടുന്നത്
എന്നാൽ ഇതോടൊപ്പം പലപ്പോഴും മനസ്സിൽ ഒരു ചോദ്യമുയരുന്നു ഇത്രയും നീണ്ട കാലം വീടുകളിൽ കഴിയുന്നതു കാരണം കുഞ്ഞു സുഹൃത്തുകളുടെ സമയം എങ്ങനെ കഴിഞ്ഞുപോകുന്നുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ലോകത്തിലെ ഒരു വേറിട്ട പരീക്ഷണമായ ഗാന്ധിനഗറിലെ കുട്ടികളുടെ സർവ്വകലാശാല ഭാരത സർക്കാരിന്റെ മഹിളാബാലവികാസ് മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം സൂക്ഷ്മലഘുമധ്യമ വ്യവസായ മന്ത്രാലയം തുടങ്ങിയവയുമായെല്ലാം ചേർന്ന് ഈ കുട്ടികൾക്കുവേണ്ടി എന്തെല്ലാം ചെയ്യാനാകും എന്ന് വിചിന്തനവും ചർച്ചകളും നടത്തി
എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സുഖമുള്ളതും പ്രയോജനമുള്ളതുമായിരുന്നു
കാരണം ഇങ്ങനെ ഇത് എനിക്കും ചിലതു പുതിയതായി അറിയാനും പുതിയതു പഠിക്കാനുമുള്ള അവസരമായി മാറി
സുഹൃത്തുക്കളേ ഞങ്ങളുടെ ചർച്ചയുടെ വിഷയമായിരുന്നു കളിപ്പാട്ടം വിശേഷിച്ചും ഭാരതീയ കളിപ്പാട്ടം
ഭാരതത്തിലെ കുട്ടികൾക്ക് പുതിയ പുതിയ കളിപ്പാട്ടങ്ങൾ എങ്ങനെ കിട്ടാം ഭാരതം കളിപ്പാട്ട ഉത്പാദനത്തിന്റെ വലിയ കേന്ദ്രമായി എങ്ങനെ മാറാം
മൻ കീ ബാത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളോട് ക്ഷമ അഭ്യർഥിക്കുന്നു
കാരണം ഈ മൻ കീ ബാത് കേട്ടശേഷം കളിപ്പാട്ടത്തിനായുള്ള പുതിയ പുതിയ ആവശ്യങ്ങൾ കേൾക്കുകയെന്ന ഒരു പുതിയ ജോലി അവരുടെ മുന്നിൽ വന്നുപെട്ടേക്കാം
സുഹൃത്തുക്കളേ കളിപ്പാട്ടങ്ങൾ ഒരു വശത്ത് സക്രിയത വർധിപ്പിക്കുന്നതാണെന്നതിനൊപ്പം അവ നമ്മുടെ ആകാംക്ഷകളെയും ആകാശത്തിലേക്കുയർത്തുന്നതാണ്
കളിപ്പാട്ടം മനസ്സിനെ ആമോദിപ്പിക്കുന്നതിനൊപ്പം ഭാവനകൾക്കു രൂപം കൊടൂക്കുകയും ലക്ഷ്യങ്ങൾ കെട്ടിപ്പടുക്കുകയും ചെയ്യും
അപൂർണ്ണമായ കളിപ്പാട്ടങ്ങളാണ് നല്ല കളിപ്പാട്ടങ്ങളെന്ന് കളിപ്പാട്ടങ്ങളെക്കുറിച്ച് ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതായി ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്
കളിപ്പാട്ടം അപൂർണ്ണമായിരിക്കണം കുട്ടികൾ കളിക്കിടയിൽ ഒരുമിച്ച് അതിന് പൂർണ്ണതയേകണം അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ സ്വന്തം ഭാവനയിലൂടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾകൊണ്ടുതന്നെ കൂട്ടുകാർക്കൊപ്പം ചേർന്ന് സ്വന്തമായി കളിപ്പാട്ടങ്ങളും കളികളും ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്ന് ഗുരുദേവ് ടാഗോർ പറഞ്ഞിട്ടുണ്ട്
എന്നാൽ കുട്ടിക്കാലത്തെ ആ ആമോദത്തിന്റെ നിമിഷങ്ങൾക്കിടയിലേക്ക് ഒരുനാൾ വലിയവരുടെ ഇടപെടലുണ്ടായി
നടന്നതിതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വലിയ സുന്ദരമായ ഒരു വിദേശ കളിപ്പാട്ടം കൊണ്ടുവന്നു
ആ കളിപ്പാട്ടവുമായി അഭിമാനിച്ചു നടന്നപ്പോൾ എല്ലാ സുഹൃത്തുക്കളുടെയും ശ്രദ്ധ കളിയേക്കാളധികം കളിപ്പാട്ടത്തിലേക്കായി
എല്ലാവരുടം ആകർഷണകേന്ദ്രം കളിവിട്ട് കളിപ്പാട്ടമായി
ഇന്നലെ വരെ എല്ലാവരുടെയും കൂടെ കളിച്ചിരുന്ന എല്ലാവർക്കുമൊപ്പം കൂടിയിരുന്ന എല്ലാവരുമായി ഇടപഴകിയിരുന്ന കളിയിൽ മുഴുകുമായിരുന്ന കുട്ടി ഇപ്പോൾ എല്ലാത്തിൽ നിന്നും അകന്നു കഴിയാൻ തുടങ്ങി
ഒരു തരത്തിൽ മറ്റു കുട്ടികളിൽ നിന്ന് ഒരു ഭേദഭാവം അവന്റെ മനസ്സിൽ ഇടം പിടിച്ചു
വിലകൂടിയ കളിപ്പാട്ടത്തിൽ കൂടുതലായി എന്തെങ്കിലും ചേർക്കാനുണ്ടായിരുന്നില്ല പഠിക്കാനായി ഒന്നുമുണ്ടായിരുന്നില്ല
അതായത് ഒരു ആകർഷണീയമായ കളിപ്പാട്ടം ഒരു ഉത്കൃഷ്ടനായ കുട്ടിയെ പിടിച്ചമർത്തി
ഒളിപ്പിച്ചു മുരടിപ്പിച്ചു കളഞ്ഞു
ഈ കളിപ്പാട്ടം ധനത്തിന്റെ സമ്പത്തിന്റെ അല്പം കേമത്തത്തിന്റെ പ്രദർശനം നടത്തി
പക്ഷേ ആ കുട്ടിയുടെ സൃഷ്ടിപരമായ മനസ്സിനെ വളരുന്നതിൽ നിന്നും രൂപപ്പെടുന്നതിൽ നിന്നും തടഞ്ഞു
കളിപ്പാട്ടം കിട്ടി പക്ഷേ കളി തീർന്നു
കുട്ടിയുടെ വിടർന്നുവികസിക്കൽ ഇല്ലാതെയായി
അതുകൊണ്ട് ഗുരുദേവൻ പറയാറുണ്ടായിരുന്നു കളിപ്പാട്ടം കുട്ടിയുടെ കുട്ടിത്തത്തെ പുറത്തുകൊണ്ടുവരുന്നതായിരിക്കണം അവന്റെ സൃഷ്ടിപരതയെ പുറത്തുകൊണ്ടുവരുന്നതായിരിക്കണം
കുട്ടികളുടെ ജീവിതത്തിന്റെ വെവ്വേറെ തലങ്ങളിൽ കളിപ്പാട്ടത്തിന്റെ സ്വാധീനത്തിന്മേൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിലും വളരെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്
കളികളിലൂടെ പഠിക്കുക കളിപ്പാട്ടമുണ്ടാക്കുവാൻ പഠിക്കുക കളിപ്പാട്ടം ഉണ്ടാക്കുന്നിടം സന്ദർശിക്കുക തുടങ്ങിയവയെല്ലാം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയിരിക്കയാണ്
സുഹൃത്തുക്കളേ നമ്മുടെ രാജ്യത്ത് പ്രദേശിക കളിപ്പാട്ടങ്ങളുടെ ഒരു സമൃദ്ധമായ പാരമ്പര്യമുണ്ട്
നല്ല കളിപ്പാട്ടങ്ങളുണ്ടാക്കുന്നതിൽ വിദഗ്ധരായ അനേകം പ്രതിഭാശാലികളും നൈപുണമുള്ളവരുമായ കൈത്തൊഴിലാളികളുമൂണ്ട്
ഭാരതത്തിന്റെ ചില ഭാഗങ്ങൾ കളിപ്പാട്ടങ്ങളുടെ കേന്ദ്രങ്ങളായി വികസിച്ചുകൊണ്ടിരിക്കുന്നു
ഉദാഹരണത്തിന് കർണ്ണാടകത്തിലെ രാമനഗരത്തിലുള്ള ചന്നപ്പട്ടണ ആന്ധ്രപ്രദേശിലെ കൃഷ്ണയിലുള്ള കൊണ്ടപ്പള്ളി തമിഴ്നാട്ടിലെ തഞ്ചാവൂർ അസമിലെ ധുബരി ഉത്തർപ്രദേശിലെ വാരാണസി
പോലുള്ള അനേകം ഇടങ്ങളുണ്ട് പല പേരുകൾ എടുത്തു പറയാനാകും
ആഗോള കളിപ്പാട്ട വ്യവസായം 7ലക്ഷം കോടിരൂപയിലധികമാണെന്നറിയുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും
7 ലക്ഷം കോടി രൂപയുടെ ഇത്രയും വലിയ ബിസിനസ്
എന്നാൽ ഭാരതത്തിന്റെ പങ്ക് അതിൽ കുറവാണ്
ഇത്രയും വലിയ പൈതൃകമുള്ള വൈവിധ്യമുള്ള യുവ ജനസംഖ്യയുള്ള രാഷ്ട്രത്തിന് കളിപ്പാട്ട വിപണിയിൽ ഇത്രയും ചെറിയ പങ്കാണുള്ളത് എന്നറിയുന്നത് നമുക്ക് കൊള്ളാമെന്നു തോന്നുമോ ഇല്ല ഇതുകേട്ടിട്ട് നിങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല
നോക്കു സുഹൃത്തുക്കളേ കളിപ്പാട്ട വിപണി വളരെ വിശാലമാണ്
വീട്ടിലെ വ്യവസായമാണെങ്കിലും ചെറുതും ലഘുവുമായ വ്യവസായമാണെങ്കിലും എം
ഇ കൾ ആണെങ്കിലും ഇതോടൊപ്പം വലിയ വ്യവസായവും സ്വകാര്യ സംരംഭകരും എല്ലാം ഇതിന്റെ പരിധിയിൽ വരുന്നു
ഇത് മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് രാജ്യം ഒരുമിച്ച് അധ്വാനിക്കേണ്ടിയിരിക്കുന്നു
ഉദാഹരണത്തിന് ആന്ധ്ര പ്രദേശിലെ വിശാഖപട്ടണത്തുള്ള ശ്രീമാൻ സി
രാജുവിന്റെ കാര്യമെടുക്കാം
അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലെ എതികോപ്പക്ക കളിപ്പാട്ടങ്ങൾ ഒരു കാലത്ത് വളരെ പ്രചാരമുള്ളതായിരുന്നു
ഇവ തടികൊണ്ടുണ്ടാക്കുന്നതാണെന്നതായിരുന്നു ഇതിന്റെ പ്രത്യേകത
കൂടാതെ ഈ കളിപ്പാട്ടങ്ങൾക്ക് കോണുകൾ കൂർത്ത ഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതും വൈശിഷ്ട്യമായിരുന്നു
ഈ കളിപ്പാട്ടങ്ങൾ എല്ലായിടത്തും ഉരുണ്ടിരുന്നു അതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുറിവേല്ക്കാനുള്ള സാധ്യതയില്ലായിരുന്നു
രാജു എതികോപ്പക്ക കളിപ്പാട്ടങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഗ്രാമത്തിലെ കരകൌശല തൊഴിലാളികളുമായി ചേർന്ന് ഒരു തരത്തിൽ ഒരു പുതിയ മുന്നേറ്റം ആരംഭിച്ചിരിക്കയാണ്
മികച്ച ഗുണനിലവാരുമുള്ള എതികോപ്പക്ക കളിപ്പാട്ടങ്ങളുണ്ടാക്കി സി
രാജു പ്രാദേശിക കളിപ്പാട്ടങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അന്തസ്സ് വീണ്ടെടുത്തിരിക്കയാണ്
കളിപ്പാട്ടങ്ങൾക്കൊപ്പം നമുക്ക് രണ്ടു കാര്യങ്ങൾ ചെയ്യാം
നമ്മുടെ അഭിമാനകരമായ ഭൂതകാലത്തെ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കൊണ്ടുവരാം നമ്മുടെ സുവർണ്ണഭാവിയെ അണിയിച്ചൊരുക്കാം
ഞാൻ നമ്മുടെ സ്റ്റാർട്ടപ് മിത്രങ്ങളോട് നമ്മുടെ പുതിയ വ്യവസായസംരംഭകരോട് പറയുന്നു ഒത്തുപിടിച്ചു മുന്നേറൂ വരൂ ഒത്തുചേർന്ന് കളിപ്പാട്ടങ്ങളുണ്ടാക്കാം
എല്ലാവരും പ്രാദേശിക കളിപ്പാട്ടങ്ങൾക്കുവേണ്ടി ശബ്ദിക്കേണ്ട സമയമാണ്
നമുക്ക് നമ്മുടെ യുവാക്കൾക്കുവേണ്ടി പുതിയ രീതിയിൽ നല്ല ഗുണനിലവാരമുള്ള കളിപ്പാട്ടമുണ്ടാക്കാം
കളിപ്പാട്ടം കണ്ടാൽ കുട്ടിത്വം വിടരുന്നതും പൊട്ടിച്ചിരിപ്പിക്കുന്നതുമായിരിക്കണം കളിപ്പാട്ടം
പരിസ്ഥിതിക്കും അനുകൂലമായ കളിപ്പാട്ടം നമുക്കുണ്ടാക്കാം
സുഹൃത്തുക്കളേ ഇതുപോലെ ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെയും സ്മാർട്ഫോണിന്റെയും ഈ കാലത്ത് കമ്പ്യൂട്ടർ ഗെയിംസിന്റെ വലിയ മേളമാണ്
ഈ കളികൾ കുട്ടികളും കളിക്കും മുതിർന്നവരും കളിക്കും
എന്നാൽ ഇവയിലുള്ള കളികളിലധികത്തിന്റെയും വിഷയവസ്തു പുറത്തുനിന്നുള്ളതാണ്
നമ്മുടെ രാജ്യത്ത് എത്രയോ ആശയങ്ങളുണ്ട് സങ്കല്പങ്ങളുണ്ട് സമൃദ്ധമായ നമ്മുടെ ചരിത്രമുണ്ട്
അവയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഗെയിംസ് ഉണ്ടാക്കിക്കൂടേ രാജ്യത്തെ യുവ ടാലന്റുകളോട് ഞാൻ പറയുന്നു ഭാരതത്തിലും ഗെയിംസുകളുണ്ടാക്കൂ ഭാരതത്തിന്റെ ഗെയിംസുകളുമുണ്ടാക്കൂ
പറയാറില്ലേ ഇനി കളി തുടങ്ങാം
എങ്കിൽ വരൂ കളി തുടങ്ങിക്കളയാം
സുഹൃത്തുക്കളേ ആത്മനിർഭർ ഭാരത് അഭിയാനിൽ വെർച്വൽ ഗയിംസ് ആകട്ടെ കളിപ്പാട്ടമേഖലയാകട്ടെ എല്ലാവരും വലിയ പങ്കു വഹിക്കണം ഇത് അവസരവും കൂടിയാണ്
ഇന്നേക്ക് നൂറു വർഷം മുമ്പ് നിസ്സഹകരണ സമരം തുടങ്ങിയപ്പോൾ ഗാന്ധിജി എഴുതുകയുണ്ടായി നിസ്സഹകരണ സമരം ദേശവാസികളുടെ ഉള്ളിൽ ആത്മാഭിമാനത്തിന്റെയും തങ്ങളുടെ ശക്തിയുടെയും ബോധമുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്
ഇന്ന് നാം രാജ്യത്തെ ആത്മനിർഭരമാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ നമുക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മുന്നേറേണ്ടതുണ്ട് എല്ലാ മേഖലകളിലും രാജ്യം ആത്മനിർഭർ ആകണം
നിസ്സഹകരണസമരത്തിന്റെ രൂപത്തിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ആത്മനിർഭർ ഭാരതത്തിന്റെ വടവൃക്ഷമാക്കി മാറ്റേണ്ടത് നമ്മുടെയെല്ലാം ഉത്തരവാദിത്വമാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഭാരതീയരുടെ ഇന്നോവേഷനും പരിഹാരം കണ്ടെത്താനുള്ള കഴിവും എല്ലാവരും അംഗീകരിക്കുന്നതാണ്
സമർപ്പണമനോഭാവമുണ്ടെങ്കിൽ സഹാനുഭൂതിയുണ്ടെങ്കിൽ ഈ ശക്തിക്ക് അതിരുകളുണ്ടാവില്ല
ഈ മാസത്തിന്റെ ആരംഭത്തിൽ രാജ്യത്തെ യുവാക്കളുടെ മുന്നിൽ ഒരു ആപ് ഇന്നോവേഷൻ ചലഞ്ച് വയ്ക്കുകയുണ്ടായി
ഈ ആത്മനിർഭർ ഭാരത് ആപ് ഇന്നോവേഷൻ ചലഞ്ചിൽ നമ്മുടെ യുവാക്കള് വളരെ ഉത്സാഹത്തോടെ പങ്കെടുത്തു
ഏകദേശം ഏഴായിരം എൻട്രികളെത്തി
അതിൽ ഏകദേശം മൂന്നിൽ രണ്ട് ആപ്പ് കൾ രണ്ടാം തലത്തിലും മൂന്നാം തലത്തിലും പെട്ട നഗരങ്ങളിലെ യുവാക്കളുണ്ടാക്കിയവയായിരുന്നു
ഇത് ആത്മനിർഭർ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭസൂചകമാണ്
ആത്നിർഭർ ആപ് ഇന്നോവേഷൻ ചലഞ്ച് ന്റെ ഫലം തീർച്ചയായും നിങ്ങളെയും സ്വാധീനിക്കാതിരിക്കില്ല
വളരെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്കുശേഷം വെവ്വേറെ ഗണങ്ങളിലായി ഏകദേശം രണ്ടു ഡസൻ ആപ് കൾക്ക് പുരസ്കാരങ്ങൾ നല്കി
നിങ്ങൾ തീർച്ചയായും ഈ ആപ് കളെക്കുറിച്ച് അിറയുകയും അവയുമായി പരിചപ്പെടുകയും വേണം
നിങ്ങൾക്കും അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പ്രേരണയുണ്ടായെന്നു വരാം
ഇതിൽ ഒരു ആപ് ആണ് കുടുകി കിഡ്സ് ലേണിംഗ് ആപ്
ഇത് ചെറിയ കുട്ടികൾക്കുള്ള ഇന്ററാക്ടീവ് ആപ് ആണ്
ഇതിൽ ഗാനങ്ങളും കഥകളും വഴിയായി കിന്നാരം പറഞ്ഞു പറഞ്ഞ് കുട്ടികൾക്കും കണക്കും സയൻസും വളരെയധികം പഠിക്കാനാകുന്നു
ഇതിൽ പ്രവർത്തനങ്ങളുണ്ട് കളികളുമുണ്ട്
ഇതുപോലെ മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഒരു ആപ് ഉണ്ട്
ഇതിന്റെ പേരാണ്ട കൂ
ഇതിൽ നമുക്ക് മാതൃഭാഷയിൽ എഴുത്ത് വീഡിയോ ഓഡിയോ വഴി പറയേണ്ടത് പറയാം ആശയവിനിമയം നടത്താം
ഇതുപോലെ ചിൻഗാരി ആപ് ഉം യുവാക്കളുടെ ഇടയിൽ വളരെ പ്രചരിക്കുന്നുണ്ട്
ഒരു ആപ് ന്റെ പേരാണ് ആസ്ക് സർക്കാർ
ഇതിൽ ചാറ്റ് ബോക്സ് വഴിയായി നിങ്ങൾക്ക് ആശയവിനിമയം നടത്താം ഏതൊരു സർക്കാർ പദ്ധതിയെക്കുറിച്ചും ശരിയായ അിറവ് നേടാനാകും
മറ്റൊരു ആപ് ആണ് സ്റ്റെപ് സെറ്റ് ഗോ
ഇത് ഫിറ്റ്നസ് ആപ് ആണ്
നിങ്ങൾ എത്ര നടന്നു എത്ര കലോറി ബേൺ ചെയ്തു ഇതെക്കുറിച്ചെല്ലാമുള്ള കണക്ക് ഈ ആപ് സൂക്ഷിക്കുന്നു നിങ്ങളെ ഫിറ്റായി ഇരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു
ഇത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ വച്ചത്
മറ്റു പല ആപ് കളും ഈ ചലഞ്ചിൽ വിജയിച്ചിട്ടുണ്ട്
പല ബിസിനസ് ആപ് കളുമുണ്ട് ഗെയിംസ് ആപ് കളുമുണ്ട്
ഈസ് ഈക്വൽ ടു ബുക്സ് എക്സ്പൻസ് ജോഹോ വർക് പ്ലേസ് എഫ്ടിസി ടാലന്റ് തുടങ്ങിയവ
നിങ്ങൾക്ക് ഇവയെക്കുറിച്ച് നെറ്റിൽ സെർച്ച് ചെയ്യാം നിങ്ങൾക്ക് വളരെ അിറവു ലഭിക്കും
നങ്ങളും മുന്നോട്ടു വരൂ ഇന്നോവേറ്റീവായി എന്തെങ്കിലും ചെയ്യൂ നടപ്പിലാക്കാം
നിങ്ങളുടെ ശ്രമങ്ങൾ ഇന്നത്തെ ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾ നാളെ വലിയ വലിയ കമ്പനികളായി മാറും ലോകത്ത് ഭാരതത്തിന്റെ അടയാളങ്ങളായി മാറും
ഇന്ന് ലോകത്തു കാണുന്ന വലിയ വലിയ കമ്പനികൾ കാണപ്പെടുന്നില്ലേ അവയും ഒരുകാലത്ത് സ്റ്റാർട്ടപ്പുകളായിരുന്നു എന്നതു മറക്കാതിരിക്കുക
പ്രിയപ്പെട്ട ദേശവാസികളേ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നമ്മുടെ വിദ്യാർഥികൾക്ക് അവരുടെ കഴിവു മുഴുവൻ കാട്ടുവാൻ സാധിക്കുന്നതിന് അവരുടെ സാമാർഥ്യം കാട്ടുന്നതിന് വലിയ പങ്ക് ന്യൂട്രീഷനും അതായത് പോഷകാഹാരത്തിനും ഉണ്ട്
രാജ്യമെങ്ങും സെപ്റ്റംബർ മാസം പോഷകാഹാര മാസമായി ആചരിക്കപ്പെടും
നേഷനും ന്യൂട്രീഷനും തമ്മിൽ വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്
നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് യഥാ അന്നം തഥാ മനം
അതായത് അന്നമെങ്ങനെയോ അതനുസരിച്ചാണ് നമ്മുടെ മാനസികവും ബൌദ്ധികവുമായ വളർച്ചയും ഉണ്ടാകുന്നത്
വിദഗ്ധർ പറയുന്നത് ശിശുക്കൾക്ക് ഗർഭത്തിൽ കുട്ടിക്കാലത്ത് എത്രത്തോളം പോഷണം ലഭിക്കുന്നോ അത്രയ്ക്ക് നന്നായി മാനസികമായ വളർച്ച ഉണ്ടാകുന്നു എന്നാണ് അവർ ആരോഗ്യമുള്ളവയാകുന്നു
കുട്ടികളുടെ പോഷണത്തിന്റെ കാര്യത്തിൽ അമ്മമാർക്കും തികഞ്ഞ പോഷണം കിട്ടേണ്ടത് ആവശ്യമാണ്
പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്നാൽ നിങ്ങൾ എന്താണ് കഴിക്കുന്നത് എത്രയാണ് കഴിക്കുന്നത് എത്രപ്രാവശ്യമാണ് കഴിക്കുന്നത് എന്നതുമാത്രമല്ല
നിങ്ങൾക്ക് അയൺ കാൽസ്യം കിട്ടുന്നുണ്ടോ ഇല്ലേ സോഡിയം കിട്ടുന്നുണ്ടോ ഇല്ലേ വിറ്റാമിനുകൾ കിട്ടുന്നുണ്ടോ ഇല്ലേ തുടങ്ങിയവയൊക്കെ ന്യൂട്രീഷന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്
ന്യൂട്രീഷന്റെ ഈ മുന്നേറ്റത്തിന്റെ ജനപങ്കാളിത്തം വളരെ ആവശ്യമാണ്
ജനപങ്കാളിത്തമാണ് ഇതിനെ വിജയിപ്പിക്കുന്നത്
കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ കാര്യത്തിൽ രാജ്യത്ത് വളരെ പരിശ്രമം നടക്കുന്നിട്ടുണ്ട്
വിശേഷിച്ചും നമ്മുടെ ഗ്രാമങ്ങളിൽ ഇത് ജനപങ്കാളിത്തത്തിലൂടെ ജന മുന്നേറ്റമാക്കി മാറ്റിക്കൊണ്ടിരിക്കയാണ്
പോഷണസപ്താഹം പോഷണമാസം എന്നിവയിലൂടെ കൂടുതൽ കൂടുതൽ ജാഗരൂകത ഉണ്ടാക്കിക്കൊണ്ടിരിക്കയാണ്
സ്കൂളുകളെ ഭാഗഭാക്കാക്കിയിരിക്കുന്നു
കുട്ടികൾക്കുവേണ്ടി മത്സരങ്ങളാകട്ടെ അവരിൽ ജാഗരൂകത വർധിക്കട്ടെ ഇതിനായി നിരന്തരം ശ്രമങ്ങൾ തുടരുന്നു
ഉദാഹരണത്തിന് ക്ലാസിൽ ഒരു മോനിട്ടർ ഉണ്ടായിരിക്കുന്നതുപോലെ ന്യൂട്രീഷൻ മോണിറ്ററും ഉണ്ടായിരിക്കട്ടെ റിപ്പോർട്ട് കാർഡ് പോലെ ന്യൂട്രീഷൻ കാർഡും ഉണ്ടായിരിക്കട്ടെ ഇതുപോലുള്ള തുടക്കങ്ങളുണ്ടാകുന്നു
പോഷകാഹാരമാസത്തിൽ മൈ ജിഒവി പോർട്ടലിൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ക്വിസ് സംഘടിപ്പിക്കപ്പെടും
അതോടൊപ്പം ഒരു മീം മത്സരവും നടത്തും
നിങ്ങൾ സ്വയം പങ്കെടുക്കൂ മറ്റുള്ളവരെ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കൂ
സുഹൃത്തുക്കളേ നിങ്ങൾക്ക് ഗുജറാത്തിൽ സർദാർ വല്ലഭ ഭായി പട്ടേൽ സ്റ്റാച്യൂ ഓഫ് യൂണിറ്റിയിൽ പോകാൻ അവസരം ലഭിച്ചിട്ടൂണ്ടെങ്കിൽ അല്ലെങ്കിൽ കോവിഡിനു ശേഷം അത് തുറക്കുമ്പോൾ നിങ്ങൾക്ക് പോകാൻ അവസരം ലഭിച്ചാൽ അവിടെ വേറിട്ട രീതിയിലുള്ള ന്യൂട്രീഷൻ പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നതു കാണാം
ആനന്ദത്തിനും ഉത്സാഹത്തിനുമൊപ്പം അവിടെ തീർച്ചയായും കളികളിലൂടെ പോഷകാഹാരത്തെക്കുറിച്ച് അറിവ് ലഭിക്കും
സുഹൃത്തുക്കളേ ഭാരതം ഒരു വിശാലമായ ദേശമാണ്
ആഹാരാദികളിൽ വളരെയധികം വൈവിധ്യമുണ്ട്
നമ്മുടെരാജ്യത്ത് വെറിട്ട ആറ് ഋതുക്കളുണ്ട് വെവ്വേറെ പ്രദേശങ്ങളിൽ അവിടത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് വെവ്വേറെ ഇനങ്ങളാണ് വളർന്നുണ്ടാകുന്നത്
അതുകൊണ്ട് എല്ലാ ഇടങ്ങളിലെയും കാലാവസ്ഥ അവിടത്തെ പ്രാദേശിക ഭക്ഷണം അവിടെ ഉണ്ടാകുന്ന വിളവുകൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവകൾക്കനുസരിച്ച് പോഷകസമ്പന്നമായ ഭക്ഷണരീതി ഉണ്ടാക്കുകയെന്നത് വളരെ പ്രധാനമാണ്
ഉദാഹരണത്തിന് വലിയ ധാന്യങ്ങൾ റാഗി ജോവർ തുടങ്ങിയവ വളരെ പോഷകാഹാരമാണ്
ഒരു ഭാരതീയ കൃഷി നിഘണ്ടു തയ്യാറാക്കിക്കൊണ്ടിരിക്കയാണ്
ഇതിൽ ഏതു ജില്ലയിൽ എന്തെല്ലാം വിളവുണ്ടാകുന്നു അവയുടെ ന്യൂട്യീഷൻ വാല്യൂ എത്രയാണ് എന്നിങ്ങനെയുള്ള മുഴുവൻ വിവരങ്ങളുമുണ്ടാകും
ഇത് നിങ്ങൾക്കേവർക്കും വളരെ പ്രയോജനപ്പെടുന്ന നിഘണ്ടുവാകും
വരൂ പോഷകാഹാരമാസത്തിൽ പോഷകാഹാരം കഴിക്കാനും ആരോഗ്യത്തോടെ ഇരിക്കാനും എല്ലാരെയും പ്രേരിപ്പിക്കാം
പ്രിയപ്പെട്ട ദേശവാസികളേ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കയായിരുന്നപ്പോൾ വളരെ രസമുള്ള ഒരു വാർത്ത എന്നെ ആകർഷിച്ചു
ഈ വാർത്ത നമ്മുടെ സുരക്ഷാസൈന്യത്തിലെ രണ്ടു വീരന്മാരെക്കുറിച്ചുള്ളതാണ്
ഒരാൾ സോഫി മറ്റയാൾ വിദാ
സോഫിയും വിദായും ഇന്ത്യൻ ആർമിയിലെ രണ്ട് നായ്ക്കളാണ്
അവയെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് കമന്റേഷൻ കാർഡ് നല്കി ആദരിച്ചിരിക്കയാണ്
സോഫിക്കും വിദായ്ക്കും ഈ സമ്മാനം കിട്ടിയത് അവ രാജ്യത്തെ കാത്തുകൊണ്ട് തങ്ങളുടെ കർത്തവ്യം വളരെ നന്നായി നിർവ്വഹിച്ചതിനാണ്
നമ്മുടെ സൈന്യത്തിൽ നമ്മുടെ സുരക്ഷാസൈന്യത്തിന്റെ പക്കൽ രാജ്യത്തിനുവേണ്ടി ജീവിക്കുന്ന രാജ്യത്തിനുവേണ്ടി ആത്മബലിദാനം നിർവ്വഹിക്കുന്നു ഇതുപോലെ വീരന്മാരായ എത്രയോ നായ്ക്കളുണ്ട്
എത്രയോ ബോംബു സ്ഫോടനങ്ങളെ എത്രയോ ഭീകരവാദഗൂഢാലോചനകളെ തടയുന്നതിൽ ഇങ്ങനെയുള്ള നായ്ക്കൾ വളരെ വലിയ പങ്കാണു നിർവ്വഹിച്ചിട്ടുള്ളത്
കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് എനിക്ക് രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ നായ്ക്കളുടെ പങ്കിനെക്കുറിച്ച് വിശദമായി അിറയാനുള്ള അവസരം ലഭിച്ചു
പല കഥകളും കേട്ടു
ബലറാം എന്നു പേരുള്ള ഒരു നായ 2006 ൽ അമർനാഥ് യാത്രയുടെ വഴിയിൽ ഭാരിച്ച അളവിൽ വെടിമരുന്ന് കണ്ടെത്തുകയുണ്ടായി
2002 ൽ ഭാവന എന്നു പേരുള്ള നായ ഐഇഡി കണ്ടെത്തുകയുണ്ടായി
ഐഇഡി കണ്ടെത്തുന്നതിനിടയിൽ ഭീകരവാദികൾ സ്ഫോടനം നടത്തുകയും ഈ നായ വീരമൃത്യു അടയുകയും ചെയ്തു രണ്ടുമൂന്നു വർഷങ്ങൾക്കു മുമ്പ് ഛത്തീസ്ഗഢിലെ ബീജപ്പൂരിൽ സിആർപിഎഫിന്റെ സ്നിഫർ ഡോഗ് ക്രാക്കർ ഐഇഡി ബ്ലാസ്റ്റിൽ വീരമൃത്യു പ്രാപിച്ചു
കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് നിങ്ങൾ ഒരു പക്ഷേ ടിവിയിൽ കരളലിയിക്കുന്ന ഒരു ദൃശ്യം കണ്ടിരിക്കും
അതിൽ ബീഡ് പോലീസ് തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന നായയായ റോക്കിക്ക് തികഞ്ഞ ആദരവോടെ അന്തിമ വിട നല്കുകയുണ്ടായി
റോക്കി 300 ലധികം കേസുകൾ തെളിയിക്കുന്നതിൽ പോലീസിനെ സഹായിച്ചിരുന്നു
ഡിസാസ്റ്റർ മാനേജ്മെന്റിലും റെസ്ക്യൂ മീഷനിലും നായ്ക്കൾക്കു വലിയ പങ്കുണ്ട്
ഭാരതത്തിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫോഴ്സ് എൻഡിആർഎഫ് ഇതുപോലെയുള്ള ഡസൻ കണക്കിനു നായ്ക്കൾക്ക് വിശേഷാൽ പരിശീലനം നല്കിയിട്ടുണ്ട്
എവിടെങ്കിലും ഭൂകമ്പമുണ്ടായാൽ കെട്ടിടം തകർന്നുവീണാൽ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിയ ജീവനുള്ളവരെ അന്വേഷിച്ചു കണ്ടെത്തുന്നതിൽ നായ്ക്കൾ വളരെ വിദഗ്ധരാണ്
സുഹൃത്തുക്കളേ ഇന്ത്യൻ വംശത്തിലുള്ള നായ്ക്കളും വളരെ നല്ലതാണെന്നും വളരെ കഴിവുള്ളവയാണെന്നും പറഞ്ഞുകേട്ടു
ഇന്ത്യൻ വംശജരിൽ മുധോൽ ഹൌഡ് ഹിമാചലീ ഹൌഡും നല്ല ഇനങ്ങളാണ്
രാജപാളയം കന്നി ചിപ്പിപരായി കോമ്ബായി തുടങ്ങിയവ വളരെ മിടുക്കരായ ഇന്ത്യൻ വംശജരാണ്
നമ്മുടെ സുരക്ഷാ ഏജൻസികൾ ഈ ഇന്ത്യൻ വംശജരായ നായ്ക്കളെ തങ്ങളുടെ സുരക്ഷാ സ്ക്വാഡിൽ ചേർത്തിട്ടുണ്ട്
കഴിഞ്ഞ കുറച്ചു സമയത്തിനുള്ളിൽ ആർമി സിഐഎസ്
എഫ് എൻഎസ്ജി മുതലായവർ മുധോൽ ഹൌഡ് ഇനത്തിലുള്ള നായ്ക്കളെ പരിശീലിപ്പിച്ച് ഡോഗ് സ്ക്വാഡിൽ ചേർത്തിട്ടുണ്ട്
സിആർപിഎഫ് കോംബായി നായ്ക്കളെ ചേർത്തിട്ടുണ്ട്
ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചും ഭാരതീയ വംശത്തിൽ പെട്ട നായ്ക്കളിൽ ഗവേഷണം നടത്തുന്നുണ്ട് ഇന്ത്യൻ വംശത്തിലുള്ളവയെ കൂടുതൽ മെച്ചപ്പെട്ടവയാക്കുക ഉപയോഗമുള്ളവയാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം
നിങ്ങൾ ഇന്റർനെറ്റിൽ ഇവയുടെ പേർ സെർച്ച് ചെയ്ത് ഇവയെക്കുറിച്ചറിയൂ ഇവയുടെ സൌന്ദര്യവും ഇവയുടെ ഗുണഗണങ്ങളും കണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടും
അടുത്ത പ്രാവശ്യം നിങ്ങൾ നായയെ പോറ്റുന്നതിനെക്കുറിച്ചു ചിന്തിക്കുമ്പോൾ തീർച്ചയായും ഇക്കൂട്ടത്തിൽ ഇന്ത്യൻ വംശത്തിലുള്ള ഒന്നിനെ വീട്ടിൽ കൊണ്ടുവരൂ
ആത്മനിർഭർ ഭാരത് ജനമനസ്സുകളുടെ മന്ത്രമായി മാറുമ്പോൾ ഏതൊരു മേഖലയും ഇക്കാര്യത്തിൽ പിന്നിലാകുന്നതെങ്ങനെ
പ്രിയ സുഹൃത്തുക്കളേ കുറച്ചു ദിവസങ്ങൾക്കു ശേഷം അഞ്ചു സെപ്റ്റംബറിന് നാം അധ്യാപകദിനം ആഘോഷിക്കും
നാം ജീവിതത്തിലെ വിജയങ്ങളിലേക്കു കണ്ണോടിക്കുമ്പോൾ ജീവിതയാത്ര കാണുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊരു അധ്യാപകനെ ഓർമ്മ വരും
വളരെ വേഗം മാറുന്ന കാലത്ത് കൊറോണയുടെ ഈ ആപത്കാലത്ത് നമ്മുടെ അധ്യാപകരുടെ മുന്നിലും കാലത്തിനൊപ്പിച്ച് മാറ്റത്തിന്റെ വെല്ലുവിളി ഉയരുന്നു
നമ്മുടെ അധ്യാപകർ ഈ വെല്ലുവിളിയെ സ്വീകരി ക്കുക മാത്രമല്ല ചെയ്തത് മിറച്ച് അവസരമാക്കി മാറ്റിയിരിക്കയും ചെയ്തു എന്നതിൽ എനിക്കു സന്തോഷമുണ്ട്
പഠനത്തിൽ സാങ്കേതിക വിദ്യ കൂടുതൽ കൂടുതൽ എങ്ങനെ ഉപയോഗിക്കാം പുതിയ സാങ്കേതിക വിദ്യ എങ്ങനെ സ്വീകരിക്കാം വിദ്യാർഥികളെ എങ്ങനെ സഹായിക്കാം എന്ന പ്രശ്നങ്ങളെ നമ്മുടെ അധ്യാപകർ സ്വാഭാവികതയോടെ നേരിട്ടു തങ്ങളുടെ വിദ്യാർഥികളെ പഠിപ്പിച്ചു
ഇന്ന് രാജ്യത്ത് എല്ലായിടത്തും എന്തെങ്കിലും ഇന്നോവേഷൻ നടക്കുന്നുണ്ട്
അധ്യാപകരും വിദ്യാർഥികളും ഒരുമിച്ച് പുതുതായി ചിലതു ചെയ്യുന്നു
രാജ്യത്ത് ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ മാറ്റം ഉണ്ടാകാൻ പോകുന്നതുപോലെ നമ്മുടെ അധ്യാപകർ ഇതിന്റെയും നേട്ടം വിദ്യാർഥികളിലെത്തിക്കുന്നതിൽ മഹത്തായ പങ്കു വഹിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്
സുഹൃത്തുക്കളേ വിശേഷിച്ച് എന്റെ അധ്യാപക സുഹൃത്തുക്കളേ 2022 ൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ എഴുത്തിയഞ്ചാം വർഷം ആഘോഷിക്കും
സ്വാതന്ത്ര്യത്തിനു മുമ്പ് അനേകം വർഷങ്ങളോളം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യപ്പോരാട്ടത്തിന്റെ ഒരു വലിയ ചരിത്രമുണ്ടായിരുന്നു
ഈ കാലത്ത് രാജ്യത്തിന്റെ ഒരുഭാഗവും സ്വാതന്ത്ര്യദാഹികൾ തങ്ങളുടെ പ്രാണനെ തൃണവല്ഗണിക്കാത്ത തങ്ങളുടെ സർവ്വസ്വവും ത്യജിക്കാത്തതായി ഉണ്ടായിരുന്നില്ല
നമ്മുടെ ഇന്നത്തെ തലമുറ നമ്മുടെ വിദ്യാർഥികൾ സ്വാതന്ത്ര്യപ്പോരാളികളായ നമ്മുടെ രാജ്യത്തെ നായകരെ അറിയണം അവരുടെ ത്യാഗത്തെ മനസ്സുകൊണ്ടറിയണം
സ്വന്തം ജില്ലയിൽ സ്വന്തം പ്രദേശത്ത് സ്വാതന്ത്ര്യസമരകാലത്ത് എന്തു സംഭവിച്ചു എങ്ങനെ നടന്നു ആരാണ് ബലിയർപ്പിക്കപ്പെട്ടത് ആര് എത്ര കാലത്തേക്ക് രാജ്യത്തിനുവേണ്ടി ജയിലിൽ കിടന്നു എന്നറിയൂ
ഈ കാര്യങ്ങൾ നമ്മുടെ വിദ്യാർഥികൾ അറിയുമ്പോൾ അവരുടെ വ്യക്തിത്വത്തിലും ഇതിന്റെ സ്വാധീനമുണ്ടാകും
ഇതിനായി പല കാര്യങ്ങൾ ചെയ്യാം ഇതിൽ നമ്മുടെ അധ്യാപകർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്
ഉദാഹരണത്തിന് നിങ്ങൾ ഏതു ജില്ലയിലാണോ അവിടെ നൂറ്റാണ്ടുകളോളം നടന്ന സ്വാതന്ത്ര്യസമരത്തിൽ എന്തെങ്കിലും സംഭവം നടന്നോ എന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർഥികൾക്കിടയിൽ ഗവേഷണം നടത്തിക്കാം
അത് സ്കൂളിലെ കൈയെഴുത്തു പത്രികയെന്നപോലെ തയ്യാറാക്കിക്കാം
നിങ്ങളുടെ നഗരത്തിൽ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ വിദ്യാർഥികളെ അവിടേക്കു കൊണ്ടുപോകാം
തങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തഞ്ചാം വാർഷികത്തിൽ തങ്ങളുടെ പ്രദേശത്ത് 75 സ്വാതന്ത്ര്യനായകരുടെ പേരിൽ കവിതകൾ എഴുതും നാടകങ്ങൾ എഴുതും എന്ന് ഏതെങ്കിലും സ്കൂളിലെ വിദ്യാർഥികൾക്ക് നിശ്ചയിക്കാം
നിങ്ങളുടെ ശ്രമത്തിലൂടെ രാജ്യത്തിനുവേണ്ടി ജീവിച്ച രാജ്യത്തിനുവേണ്ടി ജീവിതമർപ്പിച്ച കാലഗതിയിൽ സമയത്തോടൊപ്പം മറന്നുപോയ രാജ്യത്തെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അിറയപ്പെടാത്ത ഹീറോകളെ വെളിച്ചത്തുകൊണ്ടുവരും
ഇതുപോലുള്ള മഹാ വ്യക്തിത്വത്തങ്ങളെ നാം വെളിച്ചത്തുകൊണ്ടുവന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തഞ്ചാം വാർഷികത്തിൽ അവരെ ഓർത്താൽ അതവർക്കുള്ള യഥാർഥ ശ്രദ്ധാഞ്ജലിയായിരിക്കും
5 സെപ്റ്റംബറിന് അധ്യാപക ദിനം ആഘോഷിക്കുമ്പോൾ അധ്യാപക സുഹൃത്തുക്കളോട് എനിക്ക് തീർച്ചയായും അഭ്യർഥിക്കാനുള്ളത് ഇതിനായി ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും എല്ലാവരെയും ഒത്തുകൂട്ടാനും എല്ലാവരും ഒത്തു ചേരാനുമാണ്
എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളേ രാജ്യം ഇന്ന് മുന്നേറുന്ന വികസനയാത്രയുടെ വിജയം എല്ലാ ദേശവാസികളും ഇതിൽ പങ്കെടുക്കുന്നതിലാണ് ഈ യാത്രയിലെ യാത്രക്കാരനാകുന്നതിലാണ് ഈ പാതയിലെ പഥികനാകുമ്പോഴാണ്
അതുകൊണ്ട് എല്ലാ ദേശവാസികളും ആരോഗ്യത്തോടെ സുഖമായിരിക്കൂ നമുക്കൊത്തുചേർന്ന് കോറോണയെ തീർത്തും പരാജയപ്പെടുത്താം
നിങ്ങൾ സുരക്ഷിതരായിരിക്കുമ്പോഴേ നിങ്ങൾ രണ്ടുമീറ്റർ ദൂരം മാസ്കനിവാര്യം എന്ന മുദ്രാവാക്യത്തെ തീർത്തും പാലിക്കുമ്പോഴേ കോറോണാ പരാജയപ്പെടുകയുള്ളൂ
നിങ്ങളേവരും ആരോഗ്യത്തോടെയിരിക്കൂ സുഖമായിരിക്കൂ ഈ ശുഭാശംസകളോടെ
അടുത്ത മൻ കീ ബാത് ൽ വീണ്ടും കാണാം
വളരെ വളരെ നന്ദി നമസ്കാരം